ഉം okay ഏതൊക്കെ വിഷയങ്ങളാണ് നിങ്ങക്ക് പഠിക്കാനുള്ളത് english evs മലയാളം maths അറബി ഓഹോ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം ഏതാ ഇഷ്ടപ്പെട്ട subject ഏതാ ഇഷ്ടപ്പെട്ട subject അറബി അറബി ഏറ്റവും കൂടുതൽ mark ഏത് subject ലാ വാങ്ങാറ്

മലയാളത്തിനോ മലയാളം രണ്ടു മലയാളം ഉണ്ടോ മലയാളം two ഉം one ഉം ഉണ്ടോ part ആ part one ആ hello part one ഉം two ആ ആഹ് ഉണ്ട് two വരെ ഉണ്ട് യ്യ് എവിടെ നടന്നും കൊണ്ടാണോ സംസാരിക്കുണ്

ഇരുന്നിട്ടെന്നെയാണല്ലോ അപ്പൊ മലയാളം book ലു എങ്ങനെ ഈ പാട്ട് കഥകള് അങ്ങനെയൊക്കെ ഉണ്ടാകാറുണ്ടോ ആഹ് ആഹ് songs ഒക്കെ ഉണ്ടാകാറുണ്ടോ songs ഉണ്ടാകലുണ്ട് മലയാളം പഠിപ്പിക്കുന്ന teacher ആണോ അതോ sir ആണോ

clear ആവണില്ല

കുറച്ചു sound ലു പറയു

ആ okay friends ൻ്റെ യൊക്കെ പേരെന്താ friends ൻ്റെ പേര് പറയാണെങ്കിൽ കുറെ ഉണ്ടാകും

കൊർച് പേരെ പറയു ഇജാസ്

ഉം

ഉം

ഉം okay okay ഇതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട close friend ആരാ ഇജാസ് അങ്ങനെ വീടിൻ്റെ അടുത്താണോ വീട് ആഹ് ചുങ്കത്തുന്നു കുറച്ചു പോണം daily കാണാറുണ്ടോ school ഇല്ലാത്ത time ലും കാണാൻ പറ്റോ school ഇല്ലാത്ത സ time ലു കാണണെങ്കി വീട്ടിൽ പോണം അവൻ്റെ വീട്ടിക്ക് പോകാറുണ്ടോ കളിക്കാനൊക്കെ പോകാറുണ്ടോ

വീട്ടില് കുറച്ചു പേര്

ഉമ്മയും ഉപ്പയും പിന്നെ ഇമ്മാമ്മയും ഇപ്പപ്പയും ഞാനും അനിയത്തിയും അനിയത്തി ആയിട്ട് തല്ലുകൂടാറുണ്ടോ ആഹ് എന്തിനു വേണ്ടീട്ടാണ് ഏറ്റവും കൂടുതൽ തല്ലു പിടിച്ചിട്ടുള്ളത് phone നു ഉമ്മാടെ phone നു അല്ലെ ആർക്കാണ് കൂടുതൽ തല്ലു കിട്ടുക നിനക്കോ അതോ അനിയത്തിക്കോ അനിയത്തിക്ക് phone ലു ങ്ങട് എന്താ കാണാറ് game ഓ അതോ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ഏത് app ആണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാറ്

യുട്യൂബിൽ എന്താ കാണാറ് shorts shorts അല്ലെ okay പിന്നെ ഇൻസ്റ്റാഗ്രാം ഒക്കെ ഉണ്ടോ ഇൻസ്റ്റാഗ്രാം ഉണ്ടായിരുന്നു ഇപ്പൊ ഇല്ല എന്തെ വേണ്ടാ ന്നു വെച്ചേ ഞാൻ delete ആക്കിയതല്ല കളഞ്ഞു ഉം reels ഒക്കെ ചെയ്യാറുണ്ടോ

ഇപ്പൊ അടുത്ത് തുടങ്ങീട്ടെ ഉള്ളു ഒന്ന് school പൂട്ടുന്ന അന്ന്

school group ഉണ്ട് പിന്നെ മദ്രസ group ഒക്കെ ഉണ്ടോ ആഹ് നിങ്ങളെ നാട്ടില് പുഴകളൊക്കെ ഉണ്ടോ പുഴ തോട് അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ

കനാലോ വെള്ളമൊക്കെ ഉണ്ടാവാറുണ്ടോ ആഹ് മീനൊക്കെ പിടിക്കാൻ പോവാറുണ്ടോ വിടില്ല എവിടേക്കും വിടില്ല ഉം പിന്നെ ground ഒക്കെ ഉണ്ടോ പന്തൊക്കെ കളിക്കുന്ന മറ്റേ ground ഒക്കെ ഇണ്ടോ ഇണ്ടാർന്നു ആട ഇപ്പൊ വീട് വന്നു പിന്നെ അങ്ങനെ നിങ്ങള് കൂട്ടുകാരൊക്കെ കൂടീട്ടു എവിടെ എങ്കിലും പോയി ഇരിക്കാ കൊറച്ചു നേരൊക്കെ എവിടേലും മര തണലിലോ അങ്ങനെ എവിടേലു ഒക്കെ ഇരിക്ക അങ്ങനെ എന്തെങ്കിലും ഒക്കെ ചെയ്യറുണ്ടോ കുറച്ചു മിട്ടായി ഒക്കെ വാങ്ങി അതൊക്കെ കേറി കുത്തിയിരിക്കും മാങ്ങാ ഉള്ളയ്യില് എന്നിട്ട് മാങ്ങ പറിക്കും എന്നിട്ട് ആടത്തന്നെ ഇരുന്നു തിന്നും ആഹ് അത് നല്ല രസാണ് അല്ലെ

പിന്നെ ഓടിക്കളിക്കാറുണ്ടോ അങ്ങനെ വണ്ടി അതെ പോലെ ഒളിഞ്ഞു കളിക്കാ കള്ളനും police ഉം കളിക്കാ കളിക്കാറുണ്ടല്ലോ ആ ഉണ്ട് പിന്നെ നിങ്ങളുടെ വീട്ടിൽ പൂക്കൾ ഒക്കെയുണ്ടോ പൂച്ചെടികളും പൂക്കൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ആഹ് ഉണ്ട്

ഉമ്മ

ആഹ് ഏതൊക്കെ പൂക്കൾ ഉണ്ട് വീട്ടില് ചെടികൾ വീട്ടില് ചെടികളു പിന്നെ ഉം പത്തുമണി എട്ടുമണി പിന്നെ കുറേയുണ്ട് പത്തുമണി കുറെ color ണ്ട് Rose ഒക്കെ ഉണ്ടോ Rose ഉണ്ട് white ണ്ട് light rose ഉണ്ട് പിന്നെ പിന്നെ ഇതൊക്കെ ഏതൊക്കെയുണ്ട് Rose എന്തൊക്കെ color ഉണ്ട് Rose പൂവ് Rose ഓ Rose light Rose ഉം പിന്നെ ഒരു സാദാ Rose ഉം ഉണ്ട് പിന്നെ വീട്ടില് ഏർ വല്ല പക്ഷികളോ കോഴി ആട് അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ ഇല്ല

ആഹ് എന്തൊക്കെ വാഹനങ്ങളുണ്ട് ഏർ ഏർ ഇത് Scooty മാത്രം Scooty ആരതാ നിൻ്റെതാ അതോ ഇപ്പാൻ്റെ ആഹ് Scooty ഓടിക്കാൻ അറിയോ നിനക്ക് Scooty ഓടിക്കാൻ അറിയോ ആഹ്

എനിക്കറീല വേറെ ശബ്ദം ഒന്നും ഇതിൻ്റെ ഇടയിൽ ഉണ്ടാക്കണ്ടാട്ടോ

പിന്നെ എന്ത് color scooty ആ നിൻ്റെ വീട്ടിത്തെ എൻ്റെ വീട്ടിത്തെ Red Red color ഓ beach പോയിട്ടുണ്ടോ നീ beach ക്കില്ല

ആഹ് അന്നേ കൂടുതൽ tour കൊണ്ടുപോവുക ആരാ അത് school ന്നാണോ അതോ വീട്ടിന്നു വാപ്പയാണോ വീട്ടിന്ന് വീട്ടിന്ന് ആരെ കൂടെയാണ് ഏറ്റവും കൂടുതൽ പോയിട്ടുള്ളത് വാപ്പാൻ്റെ ഒപ്പം tour പോകുമ്പോ വാപ്പ എന്തേലും ഒക്കെ മേടിച്ചു തരോ

ഒക്ക മേടിച്ചു തരും കളിപ്പാട്ടങ്ങൾ മുഖംമൂടി കണ്ണട കളിക്കാനുള്ളത് അല്ലെ പിന്നെ കഴിക്കാൻ എന്തെങ്കിലും മേടിച്ചു തരലുണ്ടോ

ബിരിയാണി

ലെയ്സ് ഒക്കെ തരോ ലെയ്സ് ആഹ് ഫ്രൂട്ടി ഉം ഉം Ice cream ആഹ് Ice cream പിന്നെ പിന്നെ ഒന്നുല്ല

ഏതു തൈ ആ നിനക്ക് കിട്ടിയെ എനിക്ക് കൊയ്യക്ക എന്നിട്ട് കുഴിച്ചിട്ടോ എന്നിട്ട് കൊയ്യക്ക ഉണ്ടായോ ഇല്ല അത് അപ്പൊക്കെ എന്തൊക്കെയായി ആഹ് എനിക്ക് ഇതെ പോലെ school ന്നു കിട്ടിയത് മഹാഗണിയുടെ ഒരു മര ഒരു തൈ കിട്ടിയിരുന്നു ഞാനത് വീട്ടിൽ കൊണ്ട് കുഴിച്ചിട്ടു പക്ഷേ അത് ഉണ്ടായില്ല അത് ആട് എന്തോ കടിച്ചിട്ട് അങ്ങനെ ഉണങ്ങിപ്പോയി ഉം ചീരാ മുരിങ്ങ അങ്ങനെയൊക്കെയുള്ളതൊക്കെ കുഴിച്ചിട്ട് ഉണ്ടാക്കുന്നത് ഇഷ്ടമാണോ വെണ്ടയ്ക്ക പച്ചക്കറി കൃഷി ഇഷ്ടാണോ ആഹ് ഇഷ്ടാണല്ലോ അങ്ങനെ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോ വീട്ടിൽ സ്വന്തമായിട്ട് സ്വന്തമായിട്ട് തക്കാളി തക്കാളി കുഴിച്ചിട്ടിട്ട് തക്കാളി ഉണ്ടായോ ആഹ് പിന്നെ പിന്നെ എന്ത കുഴിച്ചിട്ട് ചീര എന്തേലും കുഴിച്ചിട്ടുണ്ടോ ചീരെ ചീര കുഴിച്ചിട്ടിനു അതൊക്കെ പോയി ഇപ്പോളും ഉണ്ട് കുറച് മത്തൻ കുഴിച്ചിടാറുണ്ടോ മത്തൻ ആഹ് എന്നിട്ട് മത്തൻ ഉണ്ടായോ

ഉം Fruits Item അങ്ങനെ കുഴിച്ചിടാറില്ലേ papaya വാഴ

papaya മ് വാഴയും ഉണ്ട് അടിയില് പാടത്ത് കുഴിച്ചിട്ടിട്ടുണ്ട് ഇപ്പൊ എത്രാം class ലാ പഠിക്കുന്നത് ആഹ് ഞാന് Degree കഴിഞ്ഞു പ്പോ ഒരു course Computer course ചെയ്തുകൊണ്ടിരിക്കുകയാണ് PGDCA പറഞ്ഞിട്ടൊരു course ചെയ്തുകൊണ്ടിരിക്കണ്ട് ക്ലാസിനു ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു ആഹ് ഒരു മോളുണ്ട് മോള് വീട്ടിലുണ്ട് മൂന്നര വയസ്സാണ് ഉം എനിക്ക് കൃഷി ഭയങ്കര ഇഷ്ട പച്ചക്കറി കൃഷി ഞാൻ എൻ്റെ വീട്ടിൽ ഉണ്ട് ഉണ്ട് ചീര അതേപോലെ വഴുതനങ്ങ അങ്ങനെ കറ്റാർവാഴ മുരിങ്ങ ചാമ്പങ്ങ papaya അങ്ങനെ ഒരുപാട് കുഴിച്ചിട്ടിട്ടുണ്ട് വീട്ടിൽ മുളക് മാങ്ങണ്ട്

മാങ്ങയുണ്ട് കുഴിച്ചിട്ടിട്ടുണ്ട് മാങ്ങാ ഉണ്ടാവാനിരിക്കുണു

നെല്ലിക്ക ഉണ്ടായിരുന്നു ഇപ്പോ നെല്ലിക്ക മരം മുറിച്ചു എന്ന ശരി ഫെഹ്മി നമുക്ക് ഇനി പിന്നെ കാണാട്ടോ okay bye ആഹ് ശരി നമസ്ക്കാരം ഞാൻ ഇവിടെ പറയാൻ പോകുന്ന topic മഞ്ഞ പാവാട മോളെ വന്നു ഊണ് കഴിക്ക് അമ്മ പറഞ്ഞു പാവാട വേണം അവൾ വാശിപിടിച്ചു വാങ്ങിത്തരാം ഇപ്പൊ ഊണ് കഴിക്ക അമ്മ അവളെ സമാധാനിപ്പിച്ചു എന്റെ പോഞ്ചുമോൾക്ക് അച്ഛൻ വാങ്ങിത്തരും അച്ഛനും പറഞ്ഞു നോക്കി എനിക്ക് പാവാട നാളെ തന്നെ വേണം തരാം അവൾ കരച്ചിലിന്റെ ശക്തി കുറച്ചു അച്ഛൻ അമ്മയുടെ മുഖത്ത് ദയനീയമായി നോക്കി വാങ്ങിത്തരാം മോളു അച്ഛൻ cash ഉണ്ടാവട്ടെ അച്ഛന്റെ ശബ്ദം അല്പം ഇടറി മകളെ ചേർത്ത് നിർത്തി വെറുതെ തലോടിയപ്പോൾ അമ്മയുടെ കണ്ണ് നനഞ്ഞു നാളെ മോളുടെ പിറന്നാളായില്ലേ വന്ന് ഊണ് കഴിക്ക് പിറന്നാൾ തലേ തലേന്ന് വയറു വിശന്ന് കിടക്കരുത് അമ്മ വീണ്ടും പറഞ്ഞു പിറന്നാളിന് എനിക്ക് മഞ്ഞ പാവാടയിടണം പാവാടയില്ലെങ്കിൽ പിറന്നാളും വേണ്ട അവൾ മുഖം വീർപ്പിച്ചു അമ്മ അച്ഛനെ നോക്കി ആ നോട്ടം അച്ഛൻ മുഖം തിരിച്ചു അവൾ അത് കണ്ടു മോളെ വാ നാളെ തന്നെ മോൾക്ക് പാവാട തരാം മഞ്ഞ പാവാട ഇട്ടോണ്ട് തന്നെ നമുക്ക് പിറന്നാളുകാരിയാകാം തീരുമാനം എടുത്ത പോലെ അമ്മ പറഞ്ഞു സത്യാ സത്യായിട്ടും തരോ അവൾ തലയുയർത്തി ആ അമ്മയുടെ മു മൂളലിൽ സംശയം തെല്ലുപോലും ഉണ്ടായില്ല അവളുടെ മുഖം തെളിഞ്ഞു മുഖം തുടച്ച് അവൾ അടുക്കളയിലേക്ക് ഓടി അവിടെ അമ്മ പിഞ്ഞാണത്തിൽ വിളമ്പി വെച്ച ചോറ് സ്വാദോടെ അകത്താക്കി അച്ഛനും അമ്മയും അത് നോക്കി നിന്നു ആ കാഴ്ച അവർക്ക് ഏറെ സന്തോഷിപ്പിക്കാറുള്ളതാണ് എന്നാൽ ഇന്നത്തേത് അത് കണ്ടിട്ടും അവർക്ക് ഭാവമാറ്റം ഉണ്ടായില്ല കട്ടിലിൽ കുറെ നേരം കിടന്നിട്ടും അവൾക്ക് ഉറക്കം വന്നില്ല കണ്ണടച്ചാലും തുറന്നാലും മുന്നിൽ പുത്തൻ മഞ്ഞ പാവാട മാത്രം ഒരുപാട് കൊതിച്ച് പാവാട തനിക്ക് കിട്ടാൻ പോകുന്നു മഞ്ഞപ്പാവാടയുമിട്ട് ഗമയിൽ വിലസുന്നത് മനസിൽ കണ്ട് അവൾ കണ്ണടച്ച് കിടന്നു അച്ഛനും അമ്മയും ഉറങ്ങിയിട്ടില്ല അവരെന്തോ പതിഞ്ഞ സ്വരത്തിൽ സംസാരിക്കുന്നുണ്ട് അവൾ അതോർത്തു തന്റെ മഞ്ഞപാവാടയെ കുറിച്ച് തന്നെയാണ് അവരും പറയുന്നത് പാവാട വാങ്ങാൻ പണമില്ലാത്തതിനാൽ അച്ചന്റെ വിഷമം നീയെന്തിനാണ് മോൾക്ക് വെറുതെ ആശ കൊടുത്തേ അച്ഛൻ ചോദിച്ചു മോളുടെ വിഷമം കാണാൻ വയ്യാത്തോണ്ട് പറഞ്ഞപ്പോഴേ ശബ്ദം പതറി ഇനി നാളെ അവളെൻ അവളോടെന്ത് പറയും അച്ഛൻ ചോദിച്ചു ഒന്നും പ ഒന്നും പറയാതെ അമ്മ എഴുന്നേറ്റ് ജനൽ പടിയിൽ നിന്ന് മൺകുടുക്കിയെടുത്തു അമ്മക്ക് കിട്ടുന്ന ചില്ലറ പൈസയൊക്കെ വെച്ചിരുന്ന മൺകുടുക്ക

നീ എന്ത് ചെയ്യാനാ പോകാ അച്ഛനൊന്നും മനസിലായില്ല എന്റെ മോൾ വിഷമിക്കണ്ട മോൾക്ക് പാവാടക്കുള്ള പൈസ ഇതിലുണ്ടാകും അമ്മ കുടുക്ക നിലത്തിട്ട നിലത്തുണ്ടാക്കാനായി എടുത്തു അവൾക് സഹിക്കാനാ സഹിക്കാവുന്നതിലപ്പുറമായി ഇതവള് ചാടിയെഴുന്നേറ്റ് അമ്മയുടെ കൈത്തണ്ടയിൽ പിടിച്ചു പൊട്ടക്കരയുകയെന്റമ്മ പൊട്ടിക്കണ്ട ഇത് പൊട്ടിച്ചിട്ട് എനിക്ക് മഞ്ഞ പാവാട വാങ്ങിത്തരണ്ട അപ്പോഴമ്മ പറഞ്ഞു അല്ല മോളെ നാളെ നിന്റെ പിറന്നാളാണ് നിനക്ക് അതിനു വേണ്ടി മഞ്ഞ പാവാട വാങ്ങാൻ ഞാൻ കുടുക്ക പൊട്ടിക്കാം വേണ്ടമ്മേ വേണ്ട എന്ന് പറഞ്ഞിരുന്നു കുറേയലരി കരഞ്ഞു അത് കേട്ട് അച്ഛനും അമ്മക്കും വേദനകൾ സഹിക്കാൻ കഴിഞ്ഞില്ല അമ്മയെയും അച്ചയെ അച്ഛനും മാത്രം ഞങ്ങൾക്ക് ആക ഒരു മോളുള്ളൂ അവൾക്ക് അഹ് അവൾക്ക് ആഗ്രഹമുള്ള സാധനങ്ങൾ വാങ്ങിക്കൊടുക്കാൻ പോലും ഞങ്ങളുടെ കയ്യിൽ cash ഇല്ലല്ലോ പാവം ഇന്റെ മോള് അവൾക്ക് എത്ര ആഗ്രഹമുണ്ടെന്നോ മഞ്ഞ പാവാടയിട്ട് നടന്ന് അവളുടെ പിറന്നാൾ ആഘോഷിക്കാൻ ഇനിങ്ങൾ എന്ത് ചെയ്യും അങ്ങനെ അവർ ആലോചിച്ച് ആലോചിച്ചു ഇരികുകയായി